നോക്കിയൊക്ക അമ്മക്ക് ഞാന് ഇപ്പോ share ഇട്ട് എങ്ങനേലും ഒറ്റക്ക് ഞാൻ നോക്കിനടത്തല് നടക്കൂല്ല. share ഇട്ടിട്ട് ആണേലും gents കടാന്ന് പറയുമ്പോ തന്നെ risk ആണ്. ആള് കേറണം കാരണം നെറച്ചും കടയൊണ്ട് ഒരു കൊലോയില്ല ആർക്കും കോലൊല്ലാ ഇപ്പോ. മ്മ് അയിന് അനുസരിച്ചു സാനം എറക്കി അത്യാവശ്യം പേരിണ്ടാക്കണം

മ്മ് സ്വന്തായിട്ട് നടത്തണം ന്ന് ഇള്ള ഒരിത് ആണ് അത് ഇനി നോക്കട്ടെ ഇനിയിപ്പോ എന്താണ് അയിന്റെ ഒക്കെ അവസ്ഥ നോക്കിയിട്ട് മ്മ് budget എത്ര ഇണ്ടാവും budget ഒരു പത്ത്

മ്മ് അത്യാവശ്യം ഒരു interior ഉം കാര്യങ്ങളൊക്കെ പുടിച് നല്ല photogenic ഒക്കെ ആയി ചെറുക്കന്മാരൊക്കെ കണ്ടാ ഇങ്ങനെ കേറാൻ തോന്നുന്ന ഒരു രീതിക്ക് ആക്കണം ന്നു ആണ്. പിന്നെ കണ്ട ചെറുക്കൻമാരെ കേറ്റി ഇരിത്തിയ മതി അപ്പൊ തന്നത്താന വന്നോളും മ്മ് പിന്നെ അപ്പോ അല്ലെ അവോണ്ട് അങ്ങനെ പോവും ഇന്നലെ ന്യൂയോര്ക്കില് ഒരുത്തൻ dress എടുക്കാൻ വന്ന ട്ടോ.

ചെറിയ ചെറുക്കൻ പത്തിലാടറ്റെ എത്തിയിട്ടുള്ളു പത്തിലു എത്തിയിട്ടില്ല തോന്നുന്നു

ഓന് എന്നിട്ട് വന്നു ഇരുന്നിട്ട് dress ഒക്കെ എടുത്ത് പോയിട്ട് പിന്നെ വന്നിട്ട് ചോയ്ച്ചു ഞാൻ ഇബിടെ ഇടക്ക് വന്നു കുത്തിയിരിക്കട്ടെ ചോയ്ച്ചു.

പിന്നെല്ല കൊയപ്പൊന്നുല്ലയിരുന്നു പിന്നാ ഓന് ഓന്റെ നാട്ടിലിലുള്ള പീക്കിരി കുട്ടികളെ ഒക്കെ എടുത്ത് പെറുക്കി കൊണ്ടുവന്നു ഉള്ളിതന്നെ.

എന്നിട്ട് ഇവരെ പരുവാടി എന്താന്ന് വെച്ചുകഴിഞ രാത്രി താറാവിയ cut യ്യും cut എയ്തിട്ട് കടയിൽ വന്ന് കുതിരിക്ക

ചെറിയ ചെറുക്കന്മാര് അങ്ങനെയൊക്കെ അപ്പൊ ഓല് അങ്ങനെ hype കേറ്റി വിട്ടികയിഞ്ഞാൽ ഓല് കൊർച് promotion കൊടുക്കുവല്ലോ നമ്മുടെ മ്മ് ചെറുക്കൻമാരെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും അടിപൊളിയാണ് കട ആ അപ്പൊ ആ main ആയിട്ട് അങ്ങനൊക്കെ തന്നെയാ നോക്കണ്ടേ പേര് വരണം അതായത് മൊത്തത്തിൽ എല്ലാരു അറിയണം ഇങ്ങനെ ഒരു കട ഇവിടെ ഇണ്ട് ഓന് നടത്തിണത് അങ്ങനൊരു രീതിക്ക് ആവണം ആ അതാവുമ്പോ families ഉം പോകും മ്മ് അങ്ങനെ ആവണം families ന് കേറാൻ പറ്റുന്ന രീതിക്ക് ആവണം വെറും gents അല്ല, മൊത്തത്തില് ഇപ്പോ കാക്കമാർ അത്യാവശ്യം വയസ്സുള്ള ഓൽക്കാണെങ്കിലും പറ്റിയ ഒരു type വെറും ഈ എക്സ് മറ്റേ പൊറത്തിനുള്ള സാനങ്ങളും import സാനങ്ങളും മാത്രല്ല. നല്ല രീതിക്ക് അത്യാവശ്യം standard ൽ നമ്മളടത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു കട

ഉം അതാവണം അല്ലാതെ ഈ വെറും പുതുയ സാനങ്ങളും shoes കണ്ണിൽ കണ്ട face cream ഇത് മാത്രായിട്ട് കാര്യല്ലല്ലോ. ഇജ്ജ് എന്തായാലും spot നല്ലത് കണ്ട് പിടിച്ച് സാനോം കാര്യങ്ങള് ഒക്കെ ഞമ്മള് എറക്കിത്തരും ബാക്കി set എയ്യൽ ഒക്കെ ഞമ്മള് നോക്കിക്കൊണ്ട്. പിന്ന എല്ലാര്ക്കും വേണോനെ ഒത്തുപിടിച്ച ചെറുക്കന്മാര് ഞമ്മള് ഞമ്മളെ ചെറുക്കൻമാരെ ഒക്കെ ഇപ്പൊ ആടന്നു വിളിച്ചാ മതി.

എന്നിട്ട് അങ്ങനെ അങ്ങനെ നോക്ക അമ്മക്ക് തൊടങ്ങി നോക്ക മെല്ലെ കണ്ട്

set ആക്ക എന്തായാലും. ചെറുക്കന്മാരോടൊക്കെ ഒന്ന് അന്വേഷിക്ക് ഇജ്ജ് എന്തായാലും. അഹ് അത് അന്വേഷിക്കാൻ മാത്രോല്ല അതൊക്കെ അമ്മക്ക് അറിയുന്ന കാര്യങ്ങളെന്നെല്ലേ ഞമ്മള് കൊറേ കാലായി മ്മ് മ്മ് എന്ന അങ്ങനെ എന്തേലു ഒക്കെ ഞമ്മക്ക് തൊടങ്ങാ തുടങ്ങ അയില് പ്രശ്‌നോന്നില്ല ഇപ്പൊ share ന് ആല വേണെങ്കി അയിന് ഞമ്മളെത്തു ആളിണ്ട്. മ്മ് ഞാൻ എന്തായാലും ഒരു budget ഇട്ട് ഒരു സ്ഥലോം കണ്ടു പിടിച്ച് മറ്റേ കൊർച് advance ഒക്കെ കൊടുത്ത് set എയ്യ അപ്പത്തെനും സാമാനങ്ങൾ ഞമ്മക്ക് പോയി നോക്ക നമ്മക്ക് രണ്ടാക്കും പോയി നോക്ക.

ആ import സാനം മാത്രല്ല ഞമ്മക്ക് മൊത്തത്തിലില്ല അത് വേണം എന്തായാലും ഇജ്ജ് എന്തായാലും ഒരു കാര്യം ചെയ്യ് മറ്റേ fund set fund മെല്ലെ set എയ്‌താ മയി spot നല്ല കണ്ട് പിടിച്ചതിട്ട് ഒന്ന് contact എയ്‌യി ട്ടോ.

ശരി നമസ്ക്കാരം കരുപ്പറമ്പിലെ അമ്മിണി ഒപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു മൂന്നാഴ്ച്ച കഴിഞ്ഞിട്ടാണ് വിവരം പറയാൻ കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു അച്ഛൻ്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യവീടാണ് കരുപ്പറമ്പിൽ ആലൂരടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കഷ്ടിച്ച് മൂന്നാഴികയെ ദൂരമുള്ളു ആദ്യം ഓപ്പുവിൻ്റെ കല്യാണം നടക്കുന്നു അതിരാത്രി BTech പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ ഇതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു സിലോണിലേക്കുപോകും മുമ്പേ ആ കല്യാണമുണ്ടാകും എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത് അച്ഛൻ നേരത്തെ മടങ്ങി

അകത്തുനിന്ന് ചായയുടെ ചായയുമായിവന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണകാര്യം പറഞ്ഞു എല്ലാവരുംകൂടിവരണം കരുപ്പറമ്പിലെ അമ്മായിയമ്മക്ക് എന്നും ഇഷ്ട്ടമായിരുന്നു എന്നെയും കൂട്ടി അമ്മ അവിടെക്ക് വിരുന്നുപോവാറുണ്ട് വലിയ കൃഷിക്കാരാണ് വലിയ തോട്ടം ചമ്മിണിക്കാവിലെ താരപൊലിക്ക് അമ്മയെ ക്ഷണിക്കാറുണ്ട് 'അമ്മ പോകാറില്ല തൃശൂർപൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട്

അങ്ങനെ കൂട്ടുകൂടില്ല തോട്ടത്തിലും പറമ്പിലുമൊക്കെ ചുറ്റിനടക്കാൻ സാരതെയും സരോജിനിയും എൻ്റെ കൂടെയുണ്ടാവും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണെന്ന് അമ്മ എന്നെ പ്പറ്റി പറഞ്ഞത് കൊണ്ടാവാം സന്ധ്യയായാൽ രാമൻകുട്ടി നായർ എന്നെ കൊണ്ട് രാമായണം വായിപ്പിക്കും

അമ്മായിയോരിക്കലും പോയതായി കേട്ടിട്ടില്ല അച്ഛമ്മയുമായി ഒരിക്കൽ എന്തോ വഴക്കുണ്ടായി പിന്നെ എന്റെ അമ്മയുമായിട്ടും പിണങ്ങി ആ കഥകളൊക്കെയാണവർ വീണ്ടും വീണ്ടും പറയുന്നത്

നടക്കാണെന്നല്ലേ കേട്ടിരുന്നത് 'അമ്മ അതിനൊന്നും മറുപടിപറഞ്ഞില്ല ഒപ്പുവിൻ്റേയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും എനിക്ക് അതിലും ഉത്സാഹം തോന്നിയത് അമ്മിനിയൊപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് പെട്ടെന്നാണു ഞാൻ ആലോ ആലോചിക്കുന്നത് കല്യാണത്തിന് പോവുമ്പോ നല്ല കുപ്പായവും trouser ഉം വേണ്ടേ അതായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ നാലാം class ൽ ആണു പഠിക്കുന്നത് എനിക്ക് മൂന്ന് shirt ഉം രണ്ട് trouser ഉമാണുള്ളത് മഴക്കാലത്ത് ഒന്നുണങ്ങാതെ വന്നാൽ ഉപോയോഗിക്കുവാനാണ് മൂന്നാമത്തെ shirt ഇതെല്ലാം വിലകുറഞ്ഞ തുണികൾ കൊണ്ട് പിന്നിച്ചതാണ് അ കാലത്ത് മാസത്തിൽ ഒരിക്കൽ വലിയൊരു തുണികെട്ട് തലയിലേറ്റി പുഴക്കരയിൽ നിന്നും നെയ്തുംവരും എല്ലാവരുമായ എല്ലാവരുമായാളെ നെയ്തനെന്നാണു വിളിച്ചിരുന്നത് കെട്ടിൽ കൂടുതലും ഉണ്ടാവുക വലിയ മുണ്ടും തോർത്തുമാണ് ഇടക്ക് ഷെഡ്‌ഡിതുണികൾ 'അമ്മ മുമ്പ് വാങ്ങിയ വകയിലേക്കു കുറച്ചു കാശുകൊടുക്കും പിന്നെ അയാളെ പ്രീതിപെടുത്താനിന്നോളം കുറച്ച തുണികൾ വാങ്ങും അത് അയാൾ ചെറിയ note പുസ്തകത്തിൽ എഴുതിവെക്കും അയാളോട് അയാളോട് പറഞ്ഞ് പാലക്കാട് ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ട് ഇന്ന് shirt ഉം trouser ഉം class ൽ shirt ഇടാത്ത കുട്ടികളും വരുന്നുണ്ട് അത്കൊണ്ട് ഒരു മത്സരബുദ്ധിപോലെ ഞാൻ അവിടെയും വെശപുഷാതികളെ നോക്കീട്ടില്ല കല്യാണത്തിൻ്റെ തിയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി അമ്മയോട് പറയാൻ ധൈര്യംപോരാ back ലെ കൊച്ചുണ്ണിയേട്ടനോട് പറഞ്ഞു കൊച്ചുണ്ണിയേറ്റം അമ്മയോട് ശുപാർശചെയ്തു 'അമ്മ നേരത്തോടെ പറഞ്ഞു നിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പെട്ടികളിൽ എന്തൊക്കയൊന്നുണ്ടായിരുന്നുവല്ലോ ഓരോരുത്തർക്ക് വാരിക്കൊടുക്കുന്നതും കണ്ടു നീ ചെന്ന് നോക്ക് അച്ഛൻ മുബ് വരുമ്പോൾ പെട്ടികൾ നിറയേ തുണിതരങ്ങളുണ്ടാവും ബന്ധിക്കളും അയൽക്കാരുമായ പലവരും വരും പെട്ടിതുറക്കുന്നത് വലിയ സംഭവമായിരുന്നുവത്രെ ഓരോന്ന് പുറത്തെടുത്ത് അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുമ്പോഴേക്ക് ആവശ്യക്കാർ പലരും കൈ നീട്ടും അച്ഛൻ വിതരണം ചെയ്യും ഈ പഴയ കഥകൾ ഞാൻ കേട്ടതാണ് മുമ്പത്തെ വരവുകൾ എനിക്ക് ഓർമയില്ല വരുന്നുവെന്ന വിവരം ഇ കുറികിട്ടിയത് മുതൽ വീട്ടുക്കാരും ബന്ധുക്കളും കാത്തിരിക്കുകയാണ്

വന്ന് കയറുമ്പോൾ കുടിക്കാനയെന്തെങ്കിലും കൊടുക്കേണ്ടേ അച്ഛൻ വന്നത് അവിടെകൂടെ ജോലിചെയ്യുന്ന രണ്ടുമൂന്ന് സഹപാഠികളുമായിട്ടാണ് അവരെല്ലാവരും നമ്മുടെ സ്വന്തക്കാരുമാണ് അച്ഛൻ ജോലിയ്യാക്കികൊടുത്തവർ കൂടെ ഒരു പെൺകുട്ടിയും bomb വീണപ്പോൾമരിച്ച ഒരു സ്വന്തക്കാരൻ്റെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത് അന്ന് സന്ധ്യക്കാണ് ഈ പരിചാരകന്മാരിലൊരാൾ അത് അച്ഛൻ്റെ കുട്ടി തന്നെയാണെന്ന് ആരോടോ സ്വാകാര്യം പറഞ്ഞത് ആന്ന് രാത്രിയാണ് അച്ഛനും അമ്മയും തമ്മിൽ കലാപമുണ്ടായത് അത് ഞാൻ നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെഴുതീട്ടുണ്ട് വൈകുന്നേരത്ത് അച്ഛൻ പതിവുപോലെ വന്നുകൂടിയവർക്കെല്ലാം തുണിത്തരങ്ങൾ വിതരണം ചെയ്‌തു ഞങ്ങാളാരും പങ്കെടുത്തില്ല പിറ്റേന്ന് അച്ഛൻ പൊന്നിയൽകുളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്‌തു കൊച്ചുണ്ണിയേട്ടൻ പെട്ടികളിൽ അവശേഷിച്ചത് എല്ലാം തിരഞ്ഞ് നോക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു നീണ്ടവരായുള്ള രണ്ട് തുണിക്കഷ്ണങ്ങൾ ഞാൻ ചോദിച്ചു ഇത് shirt ന് പറ്റില്ലേ ഏട്ടൻ പറഞ്ഞു എടാ ഇത് കിടക്കഷീലയാണ് തലയണയുടെ ഉരയുണ്ടാക്കാനൊക്കെ പറ്റും എന്റെ കല്യാണവേഷം അപ്പോളും പ്രശ്ണമായി തന്നെ നിന്നു കല്യാണത്തിനൊരാഴ്ച്ചയുള്ളപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് അമ്മയോട് പറഞ്ഞു എൻ്റെ കുപ്പായമൊന്നും നന്നല്ല അമ്മെ കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ടാൽ കളിയാക്കില്ലേ 'അമ്മ മൂന്നുകുപ്പായവും വിസ്തരിച്ച് പരിശോദിച്ചു ഒന്ന് തെരക്കേടില്ലായെന്ന അമ്മക്ക് തോന്നി ഇതിനെന്താടാ കുഴപ്പം 'അമ്മ സൂക്ഷിച്ചു നോക്കു നോക്കിയപ്പോൾ അമ്മക്കും ബോധ്യമായി മുമ്പൊരിക്കൽ സന്ധ്യക്ക് അങ്ങ് ഇടനാഴിയിലൂടെ നടക്കുമ്പോ കത്തി തടഞ്ഞു വീണു താഴെയിലായിട്ട്മൂടിയ വലിയ വട്ടളത്തിൽ മഹാല് കളിക്കാൻ കളിക്കാനുള്ള കൂട്ടായിരുന്നു ചേർത്തമാഹാളി കൂട്ടിലാണ്‌ ഞാൻ വീണത് കഴുകിയാൽപോവുമെന്നൊക്കെ അമ്മയെ സഹായിക്കാനെയെത്തുന്ന മീനാക്ഷിയേട്ടത്തി പറഞ്ഞു അവർ പലവട്ടം കഴുകിയെങ്കിലും അതിന്റെ നിറപാടുകൾ അവിടവിടെ തങ്ങി നിൽക്കുക തന്നെ ചെയ്തു അമ്മനെത്തന്നെ പ്രാകി ഇടക്കിടക്ക് വരുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരുതുണിയും കൊണ്ട് വരില്ല ചുക്കിച്ചുളിഞ്ഞ തൻ്റെ shirt കളിട്ട് പോവാൻ ചുക്കിച്ചുളിഞ്ഞത് തൻ്റെ shirt ഉകളിട്ടു പോവാൻ തന്നെയായിരിക്കും വിധിയെന്ന് മനസ്സിൽ വിചാരിച്ചു താൻ ഒരു കല്യാണത്തിനും ഇതുവരെ പങ്കെടുത്തിട്ടില്ല പലവീടുകളിലെയും കുട്ടികൾക്ക് ഇപ്പോൾ താലിശേരിയിലെയോ കുന്നുംകുളത്തെയോ tailor tailor മാർ മുന്തിയകുപ്പായം തുന്നുന്നുണ്ടാവും പിറ്റേന്നെൻ്റെ ഉടുപ്പിൻ്റെ കാര്യം അമ്മക്ക് വീണ്ടും ആലോചന വന്നു 'അമ്മ പറഞ്ഞു നീ കൊത്തലങ്ങോട്ടൂർ പോ വല്യമ്മയോട് പറ കുട്ടൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ shirt ഉം trouser ഉം ഉണ്ട് ഇവിടെ പാലത്തറയിൽനിന്ന് അടിപ്പിക്കണ അടിപ്പിക്കണതൊന്ന്വല്ല അവൻ്റെ ഏട്ടൻ വാങ്ങി കോഴിക്കോട്ടുന്ന അസ്സൽ തുണിയെടുത്ത് അടിപ്പിച്ച് കൊണ്ടുവന്നത് അനിയന്മാരല്ലെലോ ഒരു shirt ഉം trouser ഉം തരാൻ പറ പിറ്റേന്ന് ഒഴിവുദിവസമായിരുന്നു കുട്ടന് എന്നെക്കാളും രണ്ട് വയസ്സ് മൂപ്പുണ്ട് പക്ഷെ വലുപ്പത്തിൽ നമ്മൾ സമാസമമാണ് ഇടക്ക് രണ്ട് തവണ ദണ്ണിളക്കം കണ്ടതുകൊണ്ട് കുട്ടനിപ്പോൾ പഠിക്കുന്നില്ല എപ്പോൾ ചെന്നാലും വലിയമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരും വേണ്ടന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല കുട്ടൻ തോട്ടത്തിൽ പുതിയതായി വെച്ച കാളത്തേക്ക് നോക്കിനിൽക്കുകയായിരുന്നു ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു വീട്ടിലിരിക്കുമ്പോളും നല്ല shirt ഉം trouser ഉമാണ് കുട്ടൻ്റെ വേഷം അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാത്തകൻ സാധരണ കാളകളെ പറ്റില്ല ഈയിടെവാങ്ങിയ കാളകളുടെ വിശേഷങ്ങൾ കുട്ടൻ പറഞ്ഞു കൂട്ടത്തിൽ കരുപ്പറമ്പിലെ കല്യാണക്കാര്യം ഞാൻ സൂചിപ്പിച്ചു അവരും എന്നെ ക്ഷേണിച്ചിരുന്നു അത്രയടുപ്പമുള്ള അത്രയടുപ്പമുളള ആൾക്കാരൊന്നുമല്ലല്ലോ ഞങ്ങളൊന്നും പോവിണ്ടവില്ല ഒരുപക്ഷെ തച്ചുവേട്ടൻ പോവുയായിരിക്കും തോട്ടത്തിലും പറമ്പിലും കുട്ടൻ ചുറ്റിനടന്നു ഞാനും കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന shirt ഉം trouser ഉം ഇത്രനല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനിയെന്തൊക്കെയുണ്ടാവും എന്നായിരുന്നു എൻ്റെ ചിന്ത കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയമ്മയുടെ വിളി കേട്ടു ഉണ്ണാറായി കുട്ടാ വാസൂനെ വിളിച്ച് വാസൂനെയും വിളിക്ക് കഴിച്ചിട്ടുപോയ മതിയെന്ന് പറ അവനോട് തേക്കുകാർ പണി നിറുത്തി കാളകളെയായിക്കുകയായിരുന്നു കുട്ടൻ ചോദിച്ചു ഉണ്ണാറായിരിക്കുണു നീ വരുന്നില്ലേ ഞാൻ പോണു ഞാൻ അമ്മയോടൊന്നും പറയാതെ പോന്നതാ താൻ നേരെ വീട്ടിലേക്കു നടന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു കുപ്പായമൊന്നുമെടുത്തില്ലേ ഞാനൊരു കളവ് പറഞ്ഞു എനിക്ക് പറ്റിയതൊന്നുല്ലമ്മേ അവന്റെ കയ്യിൽ അന്ന് അച്ഛൻ ബാക്കിവെച്ചുപോയ പെട്ടികളിലെല്ലാം അമ്മ ഒരു തിരച്ചിൽ നടത്തി കിടക്കശീലക്ക് പ കിടക്കശീലക്കേ പറ്റു എന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയേട്ടൻ ഒഴുവാക്കിയ തുണിക്കഷ്ണമെടുത്ത അമ്മ ഉമ്മറത്തുവന്നു മീനാക്ഷിയേച്ചിയുടെ സഹായത്തോടെ അത് വിസ്തരിച്ച് നോക്കി എന്നിട്ടുപറഞ്ഞു എന്താടാ ഇതിനൊരു കുഴപ്പം shirt തുന്നിച്ച അസ്സലായിരിക്കും അല്ലേ മീനാക്ഷി മീനാക്ഷിയേറ്റതിയും ശെരിവെച്ചു ഈയ്യേ വെയിലാറീട്ട് അങ്ങാടിയിലേക്കുപോ ആ മമ്മദിന്റെ കടയിലെ മുമ്പിൽ machine ഉം വെച്ച് അപ്പുട്ടൻ ഇരുന്ന് തുന്നണില്ല അവനോടു നിൻ്റെ അളവെടുത്ത രണ്ട് shirt തുന്നാൻ പറ പെട്ടന്ന് വേണം ഒന്നുതുന്നിയാലും മതി ഇത് കിടക്കശീലക്കേപറ്റുള്ളുവെന്ന് പറയാൻ കൊച്ചുണ്ണിക്ക് എങ്ങനെ തോന്നിയത് വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ എനിക്കും തോന്നി തുണി അത്ര മോശമൊന്നുമല്ല കിടക്കശീലക്കുപറ്റിയാത്തുണി അച്ഛൻ ഇത്ര ദൂരസ്ഥലതുന്നുകൊണ്ടവരുവോ ഞാൻ ഒരു നല്ല dress ഇട്ട് കാണുന്നത് ഒരുപക്ഷെ എന്റെ അച്ചന്മാർക്കും ഇഷ്ട്ടമുണ്ടാവില്ല വൈകുന്നേരം തുണി കടലാസിൽ പൊതിഞ്ഞ് ഞാൻ തുന്നൽക്കാരൻ്റെ അടുത്തെത്തി അയാൾ അപ്പുകുട്ടൻ നായരുമായിട്ട് സംസാരിച്ച സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു മുമ്പെപ്പോഴോ നാടുവിട്ടുപോയ അപ്പുകുട്ടൻ നായർ ഈ അടുത്തകാലത്താണ് വന്നത് അവസാനിക്കുകയും നമസ്ക്കാരം Hello Hello

എവിടെ

എന്തൊക്കെയാ വർത്താനം എന്താ നല്ല വർത്താനം ഇങ്ങളെവിടെ

ആ നാട്ടിലെത്തിക്ക്ണ് അഹ് എന്നെത്തി ഞാനിന്നലെ ഇന്നലെ വൈന്നേരത്തെ രാവിലത്തെ Train ന് ഒര് ആരറക്കത്തെ Train ഇണ്ടാരുന്നു ഇതിന് ന്ന് കേറീട്ട് മു രണ്ട് മണിയായപ്പോ പാലക്കാടെത്തി പക്ഷെ നാല് കഴിയുമ്പ പേരില് എത്തണേ അഹ് Bus ഭയങ്കര മെല്ലെയ വന്നിക്കിണെ

ആ പ പാലക്കാട് വന്നിട്ട് Bus ന് വരുവാ ചെയ്തേ Okay എപ്പളെത്തി രണ്ട് മണിക്കോ

രണ്ടേകാലോ ആ ആരെക്കെയാ എല്ലാരും പൊന്നോ ഇല്ല ഞാനും വേറൊരു Company ക്കാരനും മാത്രേ പോന്നിട്ടുള്ളു ബാക്കിയുള്ളോല് അവിടെ ഇണ്ട് ഞാനും ഓനും നോമ്പ് ഒക്കെ ആയകൊണ്ട് അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ അങ്ങനെ Boar അടിച്ച് അവിടെ ഇരിക്കണേ ക്കാളും നല്ലെ ഇങ്ങട് പോരുവല്ലെ വിചാരിച്ചിട്ട് പോന്നതാണ് അഹ് അങ്ങനോക്കെയാണ് എന്ന പെരുന്നാളായിട്ട് പരിപാടി

എങ്ങിട്ട പോവാ എങ്ങിട്ടേക്കാണെ പോവാ എല്ലാരും ഉണ്ടോ ചോയിച്ചോക്ക് Group ആരൊക്കെയാ ഇപ്പൊ ഇണ്ടാവോ എല്ലാരും ഇണ്ടാവോ മോനെ കൊറേ ചടപ്പ് Teams ഇണ്ടാവും ചടപ്പ് Teams നെ എല്ലാ ഒഴിവാക്ക

എമ്മാരി ചൂടാനെ എല്ലാർക്കും ചൂട മണ്ണാർക്കാട് നാപ്പത് Degree ഏയ് എന്താ ജസീലെ പറയാ തമിഴ് നാട്ടിലും പ്രശ്ന ഞാന് തമിഴ് നാടേനി

എന്ത് മാതിരി ചൂടാ അറിയോ ഇത്രേം ബാംഗ്ലൂർ ഇത്രേ ചൂടില്ലാട്ടോ ബാംഗ്ലൂര് ഇണ്ടാവൂലെ ഇവിടെ നല്ല ചൂട മോനെ ഒന്നും നടക്കൂല

നമുക്കെന്ത് Third year ആയില്ലേ നിയെല്ലാം College വാര് ആ അല്ലെ അത് വായി നോക്കി ഇരിക്കന്നേരുന്നു നടക്കൂവല്ലോ

ന്നാ മ്മക്കിപ്പോ എവിടക്ക പൂവ പെരുന്നാക്ക് എന്താ Plan പറയ് അൻറെ Mind ല് എന്തേലും ഇണ്ടേൽ പറയ് ഞാന് Mind ലിപ്പോ ന്താ നല്ല Package എടുക്കണം ആദ്യം അടിപൊളി Bus ഉം അടിപൊളിയായിട്ട് ഇജ്ജ് മറ്റേ ഇബ്‌ട്ക്ക് പോയില്ലേ മണാലി പോയിന്നില്ലേ ആ ഞാ മണാലി പോയിന് ഞാന് കയിഞ്ഞകൊല്ല പോയത് ആ പറയ്

അത് ഒരു Package ന്നെ ആയിര്ന്നു പക്ഷെ അത് Private ആയിട്ടുള്ള Package ആണ് അതായത് Family ഒക്കെ ആയിട്ട് പോണോലിക്കിള്ള ഒരു Package ആണത്

ആ ഞമ്മള് ഞാ Family ആയിട്ടല്ലേ പോയത് അപ്പൊ അങ്ങനെ ഞമ്മള് ഓരോരുത്തര് ഓരോരുത്തര് ആയിട്ട് പോണേ പരിപാടിയാണ്

അല്ല അത് Budget ഒക്കെ എങ്ങനെയാ വന്നേ Budget ചേർക്കൻമ്മാർ Family ആയകൊണ്ട് കൊറച്ചതികം വന്നു കെടക്കാറായകൊണ്ടേ

അപ്പൊ ആളിമ്മെ പത്തുറുപ്പ്യ ചെലവായി മൊത്തം ഡെൽഹി എല്ലാം വാടക കൂട്ടിട്ട് ഞാള് നാലാള പോയിന്നെ പിന്നെ ബാക്കിയെല്ലാർക്കും ഇല്ലത അയിമ്പർപ്പ്യ അയിമ്പേ അയിമ്പത്തഞ്ച് ഉറുപ്യാ Round ചെയ്ത

നാല് ആൾക്ക് ഞങ്ങള് Family ആയത് കൊണ്ട് അത്യാവശ്യം Rich room

അപ്പൊ ആയിനനുസരിച്ച് ഓ പൈസ ഒക്കെ ചെലവാവു അല്ലോ എന്തായാലും

അങ്ങനെനോക്കെ ആയിരുന്നു അപ്പൊ അടിപൊളിയരുന്നു എന്താലും

ഓ പിന്നെ കിടിലമായിരുന്നു തണുപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിന്നെയാ അവിടെ

ഓ കൈയും കാലൊക്കെ വെറച്ചിട്ട് അങ്ങട്ട് ആകെ First ത്തന്നെ ഞങ്ങളവിടെ അവിടെ ഹഡിംപ Temple ന്ന് പറഞ്ഞിട്ടൊരു അമ്പലണ്ട്

അപ്പൊ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളോര് അമ്പല അവിടെ പോയി First പിന്നെ അവിടുന്ന് Old മണാലി അങ്ങനെ കൊർച് വേറെ കൊർച്ച് സ്ഥലങ്ങളിണ്ട് കാണാനിള്ള സ്ഥലങ്ങള് അതായത് അവിടുത്തെ ചരിത്രം പാരമ്പര്യക്കെ ആയിട്ടിള്ള കാര്യങ്ങള് പഠിക്കാനിള്ള ഇതൊക്കെ ഇണ്ടാവൂലെ അങ്ങനത്തെ ഒരു കൊറേ കൊറച്ച് സ്ഥലത്തേക്ക് പോയി അവിടൊക്കെ തണുപ്പിണ്ടോ ചോയിച്ച ആ അവിടൊക്കെ സാദാ പോലുള്ള സാദാ പോലല്ല തണുപ്പ് Degree എത്ര ചോയിച്ച മൈന ആഹ് Minus ആയിട്ടില്ല Minus മോളില് ഒരു മൂന്ന് മൂന്ന് Degree നാല് Degree ഒക്കെയാണ് മണാലിലെ തണുപ്പ് അപ്പൊ ഞങ്ങള് പോയ Time ന്ന് പറയണത് ഒര് November അടുത്ത Time ആയകൊണ്ട് തണുപ്പൊക്കെ വെരുന്നൊള്ളു ഇണ്ടയിന്നെ Season ആവുന്നേ ഉണ്ടാന്നെ അപ്പോ അതിനനുസരിച്ച് Low ആരുന്നു അഹ് പിന്നെ അതികയിഞ്ഞിട്ട് ഞങ്ങളന്നവിടെ Stay ചെയ്തു അപ്പൊ അത് കയിഞ്ഞ് പിന്നെ ഞങ്ങള് അറിയോ ന്ന് പറഞ്ഞ Sea level ന്ന് അത് സമുദ്രത്തിൽന്ന് പതിനെട്ടായിരം അടി മോളിലാണ് അവിടെ അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് അവിടെയാണ് മഞ്ഞ് ഇണ്ടാരുന്നേ അതായത് ആ ഒരു Time ല് മഞ്ഞ് അത്രെയും മോളിലെ ഇണ്ടായിന്നുള്ളു അപ്പൊ അവിടെ പോയി പിന്നെ മഞ്ഞൊക്കെ കണ്ട് ചെറിയെ Snow fall ഒക്കെ കിട്ടി അടിപൊളിയാരുന്നു എന്തായാലും മറ്റേ Worth ആണ് അടി അത്യാവശ്യം തെരക്ക് കമ്മിയാരുന്നു ആ ഒര് സമയത്തായകോണ്ടേയ് തെരക്ക് കൊറവരുന്നു

Season അല്ലാത്തകൊണ്ട് എ പിന്നിപ്പോ എന്താച്ചാ പിന്നത് കയിഞ്ഞിട്ട് ഞങ്ങള് കോവളം കൊവലി അങ്ങനെ കൊറച്ച് സ്ഥലങ്ങള് പോയി പിറ്റേദിവസം പിന്നെ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങള് പോയി അവിടെ Shall factory അങ്ങനെ കൊറച്ച് ക്രൂ Dry fruites ഇണ്ടാക്കണത് പിന്നെ ഒരു River ഒക്കെണ്ട് അതി പോയി ഞങ്ങള് Jet ski ഒക്കെ ചെയ്തിന്നു Jet ski boating അങ്ങനത്തെ പരിപാടികളൊക്കെ Activities ഒക്കെ ചെയ്തിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഡൽഹിക്ക് പോന്നു ഡൽഹിക്ക് പോന്നിട്ട് ഡെൽഹി ഡെൽഹിക്കെങ്ങനെയാ പോന്നെച്ച Bus ഇണ്ടയിന്നുട്ടോ Private bus ഇണ്ട് ഞങ്ങക്ക് അതിനൊക്കെപ്പടെയാണ് ട്ടോ പൈസ അതിനൊക്കെ Include ആണ് ഇതില്

അത് കയിഞ്ഞിട്ട് പിന്നെ ദേ ഇബടന്ന് മറ്റേ അവിടോരിസം Stay ഇണ്ടാരുന്നു ഡെൽഹില് First ത്തെ ദിവസം Stay ഇണ്ടാരുന്നു ഡെൽഹില് ഞങ്ങള് രാവിലെയാ എത്തിയത് ര വൈന്നേരത്താണ് ഞങ്ങളെ Bus ഡെൽഹിന്ന് മധ്യപടിക്കിള്ള Bus വൈന്നേരത്തേയരുന്നു മണലേക്കിള്ള Bus ആ Bus നാ പൂവ അപ്പോ അത് ഞമ്മക്ക് ഞമ്മക്കായിറ്റിള്ളോര് Personal private bus ഒക്കെയാണ് ഞമ്മക്ക് പേരക്കാർക്കൊപ്പം ചെറുക്കൻമ്മാരോപ്പം പോവർന്നെ Set ആക്കർന്നല്ലേ ചെറുക്കൻമ്മാരപ്പം

പേരക്കാർക്കൊപ്പം പോണെങ്കി ചെക്കൻമ്മാർക്കൊപ്പം പോണെങ്കി രണ്ടും തമ്മില് നല്ല വ്യതാസുണ്ടാവൂലെന്ന് പറയാ ആ നല്ല വ്യത്യസൊണ്ടാവും ഞമ്മളിപ്പോ എ പേരക്കാരൊപ്പം പോയപ്പോ ACBus കിടിലം പോലത്തെ നല്ലെ അടിപൊളിയായിട്ട് നമുക്ക് കെടന്നൊറങ്ങാനും നല്ല AC യും തണുപ്പൊക്കെള്ള Bus അയില പോയത് അയില് ഒരു രാത്രി പോയ പിറ്റേന്ന് രാവിലെ ഞമ്മളവിടെ Correct രാവിലെ മണാലി എത്തും Central ല് ചെറുക്കൻമ്മാരോപ്പം പോവുമ്പോ അതൊന്നും ആ Setup ഒന്നും ഉണ്ടാവൂല Vibe മാത്രേ ഉണ്ടാവാ ആ ചേർക്കൻമ്മാരോപ്പം Setup ഒന്നും പ്രതീഷിച്ചണ്ട Vibe കിടിലം പക്ഷെ പേരക്കാരേക്കാളും പോവും പോന്നേനെക്കാളും എത്രയോ നല്ല അടിപൊളി ആൾക്കാരെ ഓരൊപ്പം പോയ ആ ഉം പിന്നെ ഞമ്മളതിപ്പൊ എന്തായാലും Budget ഉം കാര്യങ്ങളും കൂട്ട്കാരെടുത്ത് ചോയിച്ചിട്ടേയ് ആ നമുക്ക് ഈ കേരളത്തിൽ പിടിച്ച പൊറത്ത് പോണോ

എന്നപ്പോ കേരളത്തിൽ പിടിക്കാം